എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
ഞാൻ മൻ കി ബാത്ത് അഥവാ മനസ്സിലെ കാര്യം പറയുമ്പോൾ എനിക്കു തോന്നുന്നത് ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടിരിക്കുകയാണെന്നാണ്
നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അന്യോന്യം എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനാവുന്നത് ജീവിതത്തിലെ കയ്പും മധുരവുമുള്ള അനുഭവങ്ങൾ വഴി ജീവിക്കുവാനാവുന്നത്ര പ്രേരണ പ്രദാനം ചെയ്യുക തീർന്നു ഇതു തന്നെയാണ് മൻ കി ബാത്ത്
ഇന്ന് 2021 ജനുവരി അവസാന ദിവസമാണ്
നിങ്ങളും എന്നെപ്പോലെ തന്നെ ആലോചിക്കുന്നുണ്ടോ എന്തോ കുറച്ചു ദിവസങ്ങൾക്കു മുൻപാണ് 2021 തുടങ്ങിയതെന്ന് ജനുവരി മാസം മുഴുവനും തീർന്നെന്നു തോന്നുന്നില്ല
സമയത്തിന്റെ ഗതിയെന്നു പറയുന്നത് ഇതു തന്നെയാണ്
നമ്മൾ ലോഹഡി ആഘോഷിച്ചു
മകരസംക്രാന്തി ആഘോഷിച്ചു
പൊങ്കലും ബിഹുവും ആഘോഷിച്ചു
നമ്മൾ അന്യോന്യം ശുഭാശംസകൾ നേർന്നത് കുറച്ചു ദിവസം മുൻപ് മാത്രമാണെന്നു തോന്നുന്നു
രാജ്യത്തെ ഓരോ ഭാഗങ്ങളിലും ഉത്സവങ്ങളുടെ ഘോഷയാത്രയായിരുന്നു
ജനുവരി 23 നാം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജ•ദിനത്തെ പരാക്രം ദിവസമായി കൊണ്ടാടി
ജനുവരി 26 റിപ്പബ്ലിക്ക് ദിനത്തിന്റെ അന്തസ്സുറ്റ പരേഡും കണ്ടു
പാർലമെന്റിന്റെ സംയുക്ത സഭകളെ രാഷ്ട്രപതി സംബോധന ചെയ്തതിനുശേഷം ബജറ്റ് സമ്മേളനവും തുടങ്ങി
ഇതിനൊക്കെ ഇടയ്ക്ക് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു
പത്മ പുരസ്കാരങ്ങളുടെ വിളംബരം
രാജ്യം അസാധാരണമായ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ആളുകളുടെ സംഭാവനകളേയും മാനവതയ്ക്കായി അവർ നടത്തിയ സഹകരണത്തേയും ആദരിച്ചു
ഈ വർഷവും പുരസ്കാരം നേടിയവരിൽ ഓരോരോ തുറകളിൽ മെച്ചമായ കാര്യങ്ങൾ ചെയ്തവരും സ്വന്തം ചെയ്തികൾ വഴി മറ്റുള്ളവരുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയവരും രാജ്യത്തെ പുരോഗതിയിലെത്തിച്ചവരും പെടുന്നു
അതായത് താഴേത്തട്ടിൽ പ്രവർത്തിക്കുന്ന കൊണ്ടാടപ്പെടാത്ത വ്യക്തികൾക്ക് പത്മ പുരസ്കാരം നൽകുന്നതിനായി കുറച്ചു വർഷം മുൻപ് ആരംഭിച്ച കീഴ്വഴക്കം ഇപ്രാവശ്യവും തുടർന്നു
എനിക്കു നിങ്ങളോട് പറയാനുള്ളത് ഈ ആളുകളെപ്പറ്റി അവരുടെ സഹകരണത്തെപ്പറ്റി ശരിക്കും മനസ്സിലാക്കണം കുടുംബത്തിൽ അവരെപ്പറ്റി ചർച്ച ചെയ്യണം എന്നാണ്
നിങ്ങൾക്കു കാണാനാവും എല്ലാവർക്കും ഇതിൽ നിന്ന് എത്ര വലിയ പ്രചോദനമാണ് കിട്ടുന്നതെന്ന്
ഈ മാസം ക്രിക്കറ്റ് പിച്ചിൽ നിന്നും വളരെ നല്ല വാർത്തായണ് കിട്ടിയത്
ക്രിക്കറ്റ് ടീം തുടക്കത്തിലുണ്ടായ പ്രയാസങ്ങൾക്കു ശേഷം മിന്നുന്ന തിരിച്ചുവരവു നടത്തി ആസ്ട്രേലിയയിൽ പരമ്പര നേടി
നമ്മുടെ കളിക്കാരുടെ കഠിനപ്രയത്നവും ടീം വർക്കും പ്രേരണ നൽകുന്നതാണ്
ഇതിനൊക്കെ ഇടയ്ക്ക് ഡൽഹിയിൽ ജനുവരി 26 ന് ത്രിവർണ്ണ പതാകയെ അപമാനിക്കുന്നതു കണ്ട് രാജ്യം അത്യന്തം ദുഃഖിച്ചു
നമുക്ക് വരും നാളുകളെ പുതിയ ആശകൊണ്ടും പുതുമ കൊണ്ടും നിറയ്ക്കണം
കഴിഞ്ഞവർഷം നാം അസാധാരണമായ സംയമനവും സാഹസവും കാട്ടി
ഈ വർഷവും കഠിനമായി യത്നിച്ച് നമ്മുടെ ദൃഢനിശ്ചയത്തെ തെളിയിക്കണം
നമ്മുടെ രാജ്യത്തെ കൂടുതൽ തീവ്രഗതിയിൽ മുന്നോട്ടു കൊണ്ടുപോകണം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഈ വർഷാരംഭത്തോടെ കൊറോണയ്ക്കെതിരായ നമ്മുടെ യുദ്ധത്തിനും ഏതാണ്ട് ഒരുവർഷം തികയുകയാണ്
കൊറോണയ്ക്ക് എതിരെയുള്ള ഭാരതത്തിന്റെ യുദ്ധം ഒരു ഉദാഹരണമായി മാറിയതു പോലെ ഇപ്പോൾ നമ്മുടെ വാക്സിനേഷൻ പ്രോഗ്രാമും ലോകത്ത് ഒരു മാതൃകയായിരിക്കുകയാണ്
ഇന്ന് ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് വാക്സിനേഷൻ ദൌത്യം നടത്തുകയാണ്
നിങ്ങൾക്കറിയാം ഇതിനേക്കാൾ ഊറ്റം കൊള്ളേണ്ട മറ്റേതു കാര്യമാണുള്ളത്
നമ്മൾ ഏറ്റവും വലിയ കോവിഡ് വാക്സിൻ പ്രോഗ്രാമിന് ഒപ്പം ലോകത്ത് ഏറ്റവും തീവ്രഗതിയിൽ നമ്മുടെ പൌര•ാർക്ക് വാക്സിനേഷനും നടത്തിക്കൊണ്ടിരിക്കുന്നു
വെറും 15 ദിവസത്തിനുള്ളിൽ ഭാരതം 30 ലക്ഷത്തിലേറെ സ്വന്തം കൊറോണ പോരാളികൾക്ക് കുത്തിവെയ്പ്പു നടത്തിക്കഴിഞ്ഞു
എന്നാൽ അമേരിക്ക തുടങ്ങിയ സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് ഇതേ ജോലിയ്ക്ക് 18 ദിവസം എടുക്കേണ്ടിവന്നു ബ്രിട്ടന് 36 ദിവസവും
സുഹൃത്തുക്കളേ ങമറല ശി കിറശമ ഢമരരശില ഇന്ന് ഭാരതത്തിന്റെ സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രതീകം കൂടിയാണ്
ചമാീ അുു ൽ യു പിയിലെ സഹോദരൻ ഹിമാംശുയാദവ് എഴുതിയിരിക്കുകയാണ് ങമറല ശി കിറശമ ഢമരരശില കൊണ്ട് മനസ്സിൽ ഒരു പുതിയ ആത്മവിശ്വാസം വന്നിരിക്കുന്നെന്ന്
മധുരയിൽ നിന്ന് കീർത്തിജി എഴുതുന്നു അവരുടെ പല വിദേശ സുഹൃത്തുക്കളും അവർക്ക് സന്ദേശം അയച്ച് ഭാരതത്തിന് നന്ദി പറഞ്ഞിരിക്കുന്നെന്ന്
കീർത്തിജിയുടെ കൂട്ടുകാർ അവർക്ക് എഴുതിയിരിക്കുന്നു ഭാരതം കൊറോണ യുദ്ധത്തിൽ ലോകത്തെ സഹായിച്ച രീതി കാണുമ്പോൾ അവരുടെ മനസ്സിൽ ഭാരതത്തോടുള്ള ബഹുമാനം കൂടുതൽ വർദ്ധിച്ചെന്ന്
കീർത്തിജി രാജ്യത്തിനെ ഈ വിധം പ്രകീർത്തിക്കുന്നതു കേൾക്കുമ്പോൾ മൻ കി ബാത്തിന്റെ ശ്രോതാക്കൾക്കും അഭിമാനം തോന്നുന്നു
ഈയിടെയായി എനിക്കും പല രാജ്യങ്ങളിലെയും രാഷ്ട്രപതിമാരിൽ നിന്നും പ്രധാനമന്ത്രിമാരിൽ നിന്നും അങ്ങനെയുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്
നിങ്ങളും കണ്ടിട്ടുണ്ടാകും
ഇപ്പോൾ ബ്രസീലിലെ രാഷ്ട്രപതി ട്വീറ്റ് ചെയ്ത് ഭാരതത്തെ നന്ദിയറിയിച്ചിരിക്കുന്നതു കാണുമ്പോൾ ഓരോ ഭാരതീയനും എത്രയധികം അത് ഇഷ്ടപ്പെടുന്നുണ്ടാകും
ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ ഭൂമിയിലെ വളരെ ദൂരെയുള്ള കോണുകളിൽ കഴിയുന്ന ആളുകൾക്ക് പോലും രാമായണത്തിലെ ആ സന്ദർഭത്തെപ്പറ്റി ഇത്ര ആഴത്തിലുള്ള അറിവുണ്ടെന്നുള്ളത് അവരുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്
സുഹൃത്തുക്കളേ ഈ വാക്സിനേഷൻ പരിപാടിയിൽ നിങ്ങൾ മറ്റൊരു കാര്യവും തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം
ഈ ആപത്സന്ധിയിൽ ഭാരതത്തിന് ലോകത്തെ സേവിക്കാനാവുന്നത് ഭാരതം ഇന്ന് ഔഷധങ്ങളുടെ കാര്യത്തിലും വാക്സിന്റെ കാര്യത്തിലും സക്ഷമമായതു കൊണ്ടാണ് സ്വയംപര്യാപ്തമായതു കൊണ്ടാണ്
ഇതേ ചിന്താഗതി തന്നെയാണ് ആത്മനിർഭർ ഭാരത് അഭിയാന്റെയും
ഭാരതം എത്ര കരുത്തുറ്റതാകുന്നോ അത്രകണ്ട് മാനവതയേയും കൂടുതൽ സേവിക്കും
അതിനനുസരിച്ച് ലോകത്തിന് കൂടുതൽ പ്രയോജനവും ലഭിക്കും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ കുന്നുകണക്കിനുള്ള എഴുത്തുകളാണ് ലഭിക്കുന്നത്
ചമാീ അുു ലൂടെയും ങ്യ ഴീ് യിലൂടെയും ലഭിക്കുന്ന നിങ്ങളുടെ മെസേജിൽ നിന്നും ഫോൺകോളുകളിൽ നിന്നും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനുള്ള അവസരം കിട്ടുന്നുണ്ട്
ഈ സന്ദേശങ്ങളിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സന്ദേശം സഹോദരി പ്രിയങ്കാ പാണ്ഡേജിയുടേതാണ്
23 വയസ്സുള്ള പ്രിയങ്കാ മോൾ ഹിന്ദി സാഹിത്യ വിദ്യാർത്ഥിനിയാണ്
ബീഹാറിലെ സീവാനിൽ താമസിക്കുന്നു
പ്രിയങ്കാജി നമോ ആപ്പിൽ എഴുതിയിരിക്കുകയാണ് രാജ്യത്തുള്ള 15 തദ്ദേശീയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കണമെന്നുള്ള എന്റെ നിർദ്ദേശത്തിൽ നിന്ന് പ്രേരണയുൾക്കൊണ്ട് ജനുവരി ഒന്നിന് വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള രാജ്യത്തെ പ്രഥമ രാഷ്ട്രപതി ഡോ
രാജേന്ദ്രപ്രസാദിന്റെ പിതൃഗൃഹം സന്ദർശിച്ചു
പ്രിയങ്കാജി വളരെ സുന്ദരമായ വാക്കുകളിൽ എഴുതിയിരിക്കുന്നു തന്റെ സ്വന്തം രാജ്യത്തെ മഹത് വ്യക്തികളെ അറിയാനുള്ള ദിശയിൽ ഇത് അവരുടെ ആദ്യത്തെ കാൽവെയ്പ്പാണെന്ന്
പ്രിയങ്കാജിക്ക് അവിടെനിന്ന് ഡോ
രാജേന്ദ്രപ്രസാദ് എഴുതിയ പുസ്തകങ്ങൾ കിട്ടി
അനേകം ചരിത്രപരമായ ചിത്രങ്ങളും കിട്ടി
വാസ്തവത്തിൽ പ്രിയങ്കാജി താങ്കളുടെ ഈ അനുഭവം മറ്റുള്ളവർക്കും പ്രേരണയാകും
സുഹൃത്തുക്കളേ ഈ വർഷം ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷം അമൃതമഹോത്സവം ആരംഭിക്കാൻ പോവുകയാണ്
അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ മഹാ നായക•ാരുമായി ബന്ധപ്പെട്ട പ്രാദേശിക സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല സമയമാണ്
സുഹൃത്തുക്കളേ നമ്മുടെ സ്വാതന്ത്ര്യ സമരവും ബീഹാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സ്ഥിതിക്ക് ഞാൻ നമോ ആപ്പിൽ തന്നെ നടത്തിയ ഒരു പരാമർശത്തെ പറ്റിയും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു
മുംഗേറിൽ താമസിക്കുന്ന ജയറാം വിപ്ലവ്ജി താരാപൂർ രക്തസാക്ഷിദിനത്തെ പറ്റി എഴുതിയിരിക്കുന്നു
15 ഫെബ്രുവരി 1932 ൽ ദേശഭക്തരുടെ ഒരു സംഘത്തിൽപ്പെട്ട വീര•ാരായ പല ചെറുപ്പക്കാരേയും ഇംഗ്ലീഷുകാർ വളരെ നിഷ്ഠുരമായ രീതിയിൽ കൊല ചെയ്യുകയുണ്ടായി
അവർ ചെയ്ത ഒരേയൊരു തെറ്റ് വന്ദേമാതരം ഭാരത് മാതാ കീ ജയ് എന്നീ മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നതാണ്
ഞാൻ ആ രക്തസാക്ഷികളെ നമിക്കുന്നു
ഒപ്പം അവരുടെ സാഹസത്തെ ഭക്തിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു
ഞാൻ ജയ്റാം വിപ്ലവ്ജിക്ക് നന്ദിപറയാൻ ആഗ്രഹിക്കുന്നു
അദ്ദേഹം ചർച്ച ചെയ്യപ്പെടേണ്ടതെങ്കിലും അത്രയധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു സംഭവം ദേശത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും വലുതും ചെറുതുമായുള്ള ഗ്രാമങ്ങളിലും സ്വാതന്ത്ര്യസമരം അതിന്റെ പൂർണ്ണമായ ശക്തിയോടെ നടന്നു
ഭാരതഭൂമിയുടെ ഓരോ കോണിലും രാഷ്ട്രത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ യശസ്വികളും സൽപുത്ര•ാരും വീരാംഗനകളും ഉടലെടുത്തു
ആയതിനാൽ നമുക്കുവേണ്ടി നടത്തിയ അവരുടെ സമരങ്ങളെയും അവയുമായി ബന്ധപ്പെട്ട ഓർമ്മകളേയും സംരക്ഷിച്ച് ക്രമപ്പെടുത്തി വെയ്ക്കുക എന്നുള്ളത് വളരെ മഹത്വപൂർണ്ണമായ കാര്യമാണ്
ഇതിനായി അവരെപ്പറ്റി എഴുതി നമ്മുടെ ഭാവിതലമുറയ്ക്കായി അവരുടെ സ്മൃതികൾക്കു പ്രാണനേകാൻ നമുക്കു കഴിയും
ഞാൻ എല്ലാ ദേശവാസികളോടും വിശിഷ്യാ നമ്മുടെ യുവസുഹൃത്തുക്കളോട് രാജ്യത്തെ സ്വാതന്ത്ര്യസമര പോരാളികളെ കുറിച്ച് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സംഭാവനകളെ കുറിച്ച് എഴുതാൻ ആഹ്വാനം ചെയ്യുന്നു
സ്വന്തം സ്ഥലത്തുനിന്ന് സ്വാതന്ത്ര്യസമരകാലത്തെ വീരഗാഥകളെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതണം
ഇന്നിപ്പോൾ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ താങ്കളുടെ എഴുത്ത് സ്വാതന്ത്ര്യ നായകർക്കുള്ള ഉത്തമമായ ഒരു ആദരാഞ്ജലിയാകും
യുവതലമുറയ്ക്കുവേണ്ടി കിറശമ ലെ്ലി്യേ ളശ്ല ലക്ഷ്യം വെച്ച് ഒരു ഉദ്യമം തുടങ്ങുകയാണ്
ഇതിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭാഷകളിലെയും എഴുത്തുകാർക്ക് പ്രോത്സാഹനം കിട്ടും
ഈ രാജ്യത്ത് വൻ തോതിൽ തന്നെ ഇതുപോലുള്ള വിഷയങ്ങളെപ്പറ്റി എഴുതാൻ എഴുത്തുകാർ തയ്യാറാവും
അവർ ഭാരതീയ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും മഹത്തായ അദ്ധ്യയനവും നടത്തും
നാം അങ്ങനെ ഉയർന്നുവരുന്ന പ്രതിഭകളെ പൂർണ്ണമായും സഹായിക്കണം
ഇതുകൊണ്ട് ഭാവിയുടെ ദിശ നിർണ്ണയിക്കുന്ന ചിന്തകരുടെ ഒരു വർഗ്ഗവും ജ•മെടുക്കും
ഞാൻ എന്റെ യുവസുഹൃത്തുക്കളെ ഈ തുടക്കത്തിന്റെ ഭാഗമാകാനും തങ്ങളുടെ സാഹ്യത്യപരമായ കഴിവിനെ സർവ്വാധികം പ്രയോജനപ്പെടുത്താനും ക്ഷണിക്കുന്നു
ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് നേടാനാവും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ മൻ കി ബാത്തിൽ ശ്രോതാക്കൾക്ക് എന്താണ് ഇഷ്ടമാകുന്നതെന്ന് നിങ്ങളാണ് കൂടുതലും അറിയുന്നത്
എനിക്കു പക്ഷേ മൻ കി ബാത്തിൽ ഏറ്റവുമധികം ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് വളരെയൊക്കെ അറിയുവാനും പഠിക്കാനും കഴിയുന്നു എന്നതാണ്
ഒരുരീതിയിൽ പരോക്ഷമായി നിങ്ങളോട് എല്ലാവരോടും ബന്ധപ്പെടാൻ അവസരവും കിട്ടുന്നു
ഒരാളുടെ പ്രയത്നം ഒരാളുടെ ആവേശം ഒരാളുടെ ദേശത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടു പോകണമെന്നുള്ള ആഗ്രഹം ഇതെല്ലാം എനിക്ക് വളരെ പ്രേരണയാകുന്നുണ്ട് എന്നിൽ ഊർജ്ജം നിറയ്ക്കുന്നുണ്ട്
ഹൈദരാബാദിലെ ബോയിൻപള്ളി എന്ന സ്ഥലത്തുള്ള പച്ചക്കറിച്ചന്ത എപ്രകാരമാണ് സ്വന്തം ചുമതല നിറവേറ്റുന്നതെന്ന് വായിച്ചപ്പോൾ എനിക്ക് വളരെ നന്നായി തോന്നി
നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പച്ചക്കറിച്ചന്തകളിൽ പല കാരണങ്ങളാൽ പച്ചക്കറി ചീത്തയായി പോകും
ഈ പച്ചക്കറി അവിടെയും ഇവിടെയുമൊക്കെ ചിതറും
മാലിന്യവും പരത്തും
എന്നാൽ ബോയിൻപള്ളിയിലെ പച്ചക്കറി കച്ചവടക്കാർ തീരുമാനിച്ചു ഓരോ ദിവസവും അവശേഷിക്കുന്ന ഈ പച്ചക്കറികളെ അങ്ങനെയങ്ങ് എറിഞ്ഞുകളയില്ലെന്ന്
ഇതിൽ നിന്ന് വിദ്യുച്ഛക്തി ഉണ്ടാക്കിയെടുക്കുമെന്ന് പച്ചക്കറിച്ചന്തയുമായി ബന്ധപ്പെട്ട ആളുകൾ നിശ്ചിയിച്ചു
പാഴായ പച്ചക്കറിയിൽ നിന്ന് വിദ്യുച്ഛക്തി ഉണ്ടാക്കുന്നതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല
ഇതാണ് കണ്ടുപിടുത്തത്തിന്റെ ശക്തി
ഇന്ന് ബോയിൻപള്ളിയിലെ ചന്തയിൽ ആദ്യമുണ്ടായിരുന്ന മാലിന്യത്തിൽ നിന്ന് ഇന്ന് സമ്പത്തുണ്ടാക്കുന്നു
ഇതാണ് കുപ്പയിൽ നിന്ന് മാണിക്യമുണ്ടാക്കുന്ന യാത്ര
അവിടെ ഓരോ ദിവസവും ഏതാണ്ട് 10 ടൺ മാലിന്യം ഉണ്ടാകുന്നുണ്ട്
ഇത് ഒരു പ്ലാന്റിൽ ശേഖരിക്കപ്പെടുന്നു
പ്ലാന്റിന്റെ ഉള്ളിൽ ഈ മാലിന്യത്തിൽ നിന്ന് ഓരോ ദിവസവും 500 യൂണിറ്റ് വൈദ്യുതി നിർമ്മിക്കപ്പെടുന്നു
ഏകദേശം 30 കിലോ ജൈവ ഇന്ധനം കിട്ടുന്നു
ഈ വൈദ്യുതി കൊണ്ടാണ് പച്ചക്കറിച്ചന്തയിൽ വെളിച്ചം കിട്ടുന്നത്
അതേമാതിരി ഇതിൽ നിന്നു കിട്ടുന്ന ജൈവ ഇന്ധനം കൊണ്ട് കാന്റീനിൽ ആഹാരം പാകം ചെയ്യപ്പെടുന്നു
അതിശയകരമായ പ്രയത്നം അല്ലേ
അങ്ങനെയുള്ള ഒരു അതിശയം ഹരിയാനയിലുള്ള പഞ്ചകുലായിലെ ബഡൌത് ഗ്രാമപഞ്ചായത്തും ചെയ്തു കാട്ടിക്കൊടുത്തു
ഈ പഞ്ചായത്തിൽ വെള്ളം വെളിയിലേക്ക് ഒഴുക്കിവിടുന്ന പ്രശ്നമുണ്ടായിരുന്നു
ഇതുകാരണം മലിനജലം അവിടെയും ഇവിടെയുമൊക്കെ വ്യാപിച്ച് അസുഖം പരത്തിയിരുന്നു
എന്നാൽ ബഡൌതിലെ ആളുകൾ തീരുമാനമെടുത്തു ഈ മലിനജലത്തിൽ നിന്നും സമ്പത്തുണ്ടാക്കുമെന്ന്
ഗ്രാമപഞ്ചായത്ത് ഗ്രാമത്തിൽ നിന്ന് മൊത്തം ഒഴുകിവരുന്ന മലിനജലം ഒരു സ്ഥലത്ത് ശേഖരിച്ച് ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങി
എന്നിട്ട് ഫിൽട്ടർ ചെയ്ത ഈ വെള്ളം ഇപ്പോൾ ഗ്രാമത്തിലെ കൃഷിക്കാർ വയലുകളിൽ ജലസേചനത്തിനായി ഉപയോഗിക്കുന്നു
അതായത് മലിനീകരണം മാലിന്യം അസുഖം എന്നിവയിൽ നിന്ന് മോചനവും കൃഷിയിടങ്ങളിൽ ജലസേചനവും
സുഹൃത്തുക്കളേ പരിസ്ഥിതി സംരക്ഷണം കൊണ്ട് എങ്ങനെ വരുമാനത്തിനുള്ള മാർഗ്ഗങ്ങളും തുറന്നു കിട്ടുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണം അരുണാചൽപ്രദേശിലെ തവാംഗിലും കാണാൻ കഴിഞ്ഞു
അരുണാചൽപ്രദേശിലെ മലമ്പ്രദേശത്ത് നൂറ്റാണ്ടുകളായി മാൻശുഗു എന്ന പേരിൽ ഒരു കടലാസ് നിർമ്മിക്കപ്പെടുന്നുണ്ട്
ഈ കടലാസ് ഇവിടെ തദ്ദേശീയമായി ലഭിക്കുന്ന ശുഹു ശേംഗ് എന്നു പേരുള്ള ഒരു ചെടിയുടെ തോലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്
അതുകൊണ്ട് ഈ പേപ്പർ നിർമ്മിക്കുന്നതിന് മരങ്ങൾ മുറിക്കേണ്ടി വരുന്നില്ല
കൂടാതെ പേപ്പർ നിർമ്മിക്കുന്നതിന് ഏതെങ്കിലും രാസപദാർത്ഥം ഉപയോഗിക്കേണ്ടി വരുന്നില്ല
അതായത് കടലാസുകൾ പരിസ്ഥിതിയെ സംബന്ധിച്ചും സുരക്ഷിതമാണ്
കൂടാതെ ആരോഗ്യത്തിനും
ഈ കടലാസ് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു
എന്നാൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വൻതോതിൽ കടലാസ് നിർമ്മാണം തുടങ്ങിയതോടെ ഈ പ്രാദേശിക കല നിലച്ചു പോകുന്നതിന്റെ വക്കത്ത് എത്തിയിരിക്കുന്നു
ഇപ്പോൾ ഒരു പ്രാദേശിക സാമൂഹ്യപ്രവർത്തകനായ ഗോംബൂ ഈ കലയെ പുനരുജ്ജീവിപ്പിക്കുവാൻ ശ്രമിച്ചു
ഇതുകൊണ്ട് ഇവിടത്തെ ആദിവാസികളായ സഹോദരീ സഹോദര•ാർക്ക് തൊഴിലും ലഭിക്കുന്നുണ്ട്
ഞാൻ കേരളത്തിലെ മറ്റൊരു വാർത്ത കണ്ടു
ഇത് നമ്മളെയെല്ലാം നമ്മുടെ കടമകളെ ബോദ്ധ്യപ്പെടുത്തുന്നതാണ്
കേരളത്തിൽ കോട്ടയത്ത് ദിവ്യാംഗനായ ഒരു വയോധികനുണ്ട്
എൻ എസ് രാജപ്പൻ സാഹിബ്
രാജപ്പൻജി പക്ഷാഘാതം ബാധിച്ച കാരണം നടക്കാൻ കഴിയാത്ത ആളാണ്
എന്നാൽ ഇതുകൊണ്ട് സ്വച്ഛതയോട് വെടിപ്പിനോടും വൃത്തിയോടുമുള്ള സമർപ്പണത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല
അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായി തോണിയിൽ വേമ്പനാട്ട് കായലിൽ പോകുകയും കായലിൽ എറിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ പുറത്തെടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നു
ഒന്ന് ആലോചിച്ചു നോക്കൂ രാജപ്പൻജിയുടെ ചിന്ത എത്രത്തോളം ഉയർന്ന നിലയിലാണെന്ന്
നമ്മളും രാജപ്പൻജിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു കൊണ്ട് ശുചിത്വത്തിനു വേണ്ടി സാധ്യമാകുന്നിടത്തോളം നമ്മുടേതായ സംഭാവന നൽകണം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് നിങ്ങൾ കണ്ടുകാണും അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോയിൽ നിന്നും ബംഗളൂരുവിലേക്ക് നോൺ സ്റ്റോപ്പ് ഫ്ളൈറ്റ് നയിച്ചത് ഭാരതത്തിൽ നിന്നുള്ള നാല് വനിതാ പൈലറ്റുമാരാണ് എന്നത്
പതിനായിരം കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള യാത്ര പൂർത്തിയാക്കി ഇവർ 225 ൽപ്പരം യാത്രക്കാരെ ഭാരതത്തിൽ എത്തിച്ചു
നിങ്ങൾ ഇത്തവണ ജനുവരി 26 ലെ പരേഡിലും ശ്രദ്ധിച്ചുകാണും ഇവിടെ ഭാരതീയ വായുസേനയിലെ രണ്ട് വനിതാ ഓഫീസർമാർ പുതിയ ചരിത്രം കുറിച്ചത്
ഏതു പ്രദേശത്തായാലും രാജ്യത്തെ വനിതകളുടെ പങ്കാളിത്തം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു
എന്നാൽ മിക്കവാറും നാം കാണുന്നത് രാജ്യത്തെ ഗ്രാമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം മാറ്റങ്ങളെ കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല എന്നതാണ്
അതുകൊണ്ട് ഞാൻ മദ്ധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നുള്ള ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നി മൻ കി ബാത്തിൽ തീർച്ചയായും ഇതിനെ കുറിച്ച് പരാമർശിക്കണമെന്ന്
ഈ വാർത്ത വളരെ പ്രചോദനം നൽകുന്ന ഒന്നാണ്
ജബൽപൂരിലെ ചിപ്ഗാവിൽ കുറച്ച് ആദിവാസി വനിതകൾ ഒരു റൈസ് മില്ലിൽ ദിവസവേതനത്തിൽ ജോലിചെയ്തു വരികയായിരുന്നു
കൊറോണ എന്ന മഹാമാരി എപ്രകാരമാണോ ലോകത്തിലെ ഓരോ വ്യക്തിയെയും സ്വാധീനിച്ചത് അതുപോലെ തന്നെ ഈ സ്ത്രീകളെയും ബാധിച്ചു
അവർ ജോലി ചെയ്തിരുന്ന റൈസ് മില്ലിലെ ജോലി നിലച്ചു
സ്വാഭാവികമായും വരുമാനത്തിന് ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി
എന്നാൽ ഇവർ നിരാശരായില്ല
ഇവർ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല
അവർ ഒന്നിച്ചുചേർന്ന് സ്വന്തമായി റൈസ് മിൽ തുടങ്ങാൻ തീരുമാനിച്ചു
ഇവർ പണിയെടുത്തിരുന്ന മില്ലിന്റെ ഉടമസ്ഥൻ മെഷീനും വിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു
ഇവരിൽ മീന രാഹംഗഡാലെജി എല്ലാ വനിതകളെയും ചേർത്ത് സ്വയം സഹായതാ സമൂഹം രൂപവത്കരിച്ചു
എല്ലാവരും അവരവർ മിച്ചം പിടിച്ച സമ്പാദ്യത്തിൽ നിന്നും മൂലധനം സ്വരൂപിച്ചു
കുറവു വന്ന തുകയ്ക്കു വേണ്ടി ആജീവിക മിഷൻന്റെ കീഴിൽ ബാങ്കിൽ നിന്നും വായ്പയെടുത്തു
നോക്കൂ ഇങ്ങനെ ഈ ആദിവാസി സഹോദരിമാർ ഒരിക്കൽ അവർ പണിയെടുത്തിരുന്ന റൈസ് മിൽ വിലയ്ക്കു വാങ്ങിയിരിക്കുന്നു
ഇന്നവർ അവരുടെ സ്വന്തം റൈസ് മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു
ഇത്രയും നാളുകൾ കൊണ്ടു തന്നെ ഈ മിൽ ഏകദേശം മൂന്നുലക്ഷം രൂപയും ലാഭം നേടിക്കഴിഞ്ഞിരിക്കുന്നു
ഈ ലാഭത്തിൽ നിന്നും മീനാജിയും അവരുടെ സുഹൃത്തുക്കളും ആദ്യം തന്നെ ബാങ്ക് ലോൺ വീട്ടുന്നതിനും തങ്ങളുടെ വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു
കൊറോണ സൃഷ്ടിച്ച സാഹചര്യങ്ങൾ നേരിടുന്നതിന് നാടിന്റെ മുക്കിലും മൂലയിലും ഇങ്ങനെയുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇനി ഞാൻ നിങ്ങളോട് ബുന്ദേൽഖണ്ഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാരിക്കും ചരിത്രത്തിൽ താല്പര്യമുള്ളവർ ഈ പ്രദേശത്തെ ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയുമായി ബന്ധപ്പെടുത്തും
അതുപോലെ തന്നെ കുറെപ്പേർ ശാന്തസുന്ദരമായ ഓർഛയെ കുറിച്ച് ചിന്തിക്കും
കുറച്ചുപേർ ഈ പ്രദേശത്തുണ്ടാകുന്ന കടുത്ത ചൂടിനെ കുറിച്ചും ഓർക്കും
എന്നാൽ ഇപ്പോൾ ഇവിടെ മറ്റൊന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്
ഇത് വളരെ താല്പര്യം ജനിപ്പിക്കുന്നതുമാകുന്നു
പിന്നെ ഇതിനെ കുറിച്ച് നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്
കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഝാൻസിയിൽ ഒരുമാസക്കാലം നീണ്ടുനിന്ന സ്ട്രോബെറി ഫെസ്റ്റിവൽ ആരംഭിച്ചു
എല്ലാവർക്കും ആശ്ചര്യം തോന്നാം സ്ട്രോബെറിയും ബുന്ദേൽഖണ്ഡും എന്നാൽ ഇതാണ് സത്യം
ഇപ്പോൾ ബുന്ദേൻഖണ്ഡിൽ സ്ട്രോബെറി കൃഷിയിൽ വളരെ താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്
പിന്നെ ഇതിൽ വലിയൊരു റോൾ ഝാൻസിയുടെ ഒരു പുത്രി ഗുർലിൻ ചാവളയാണ് നിർവ്വഹിച്ചിരിക്കുന്നത്
നിയമ വിദ്യാർത്ഥിനിയായ ഗുർലീൻ ആദ്യം തന്റെ വീട്ടിലും പിന്നീട് വയലിലും സ്ട്രോബെറി കൃഷി വിജയകരമായി പരീക്ഷിച്ചിട്ട് ഝാൻസിയിലും ഇത് സാധ്യമാണെന്ന വിശ്വാസം ഉണർത്തി
ഝാൻസിയിലെ സ്ട്രോബെറി ഫെസ്റ്റിവൽ ടമ്യേ മ േവീാല രീിരലു േന് ഊന്നൽ നൽകുന്നതാണ്
ഈ മഹോത്സവത്തിൽക്കൂടി കർഷകർക്കും യുവജനങ്ങൾക്കും തങ്ങളുടെ വീട്ടുവളപ്പിലോ തരിശുഭൂമിയിലോ മട്ടുപ്പാവിലോ ടെറസ് ഗാർഡനിലോ തോട്ടം നട്ടുപിടിപ്പിക്കുന്നതിനും സ്ട്രോബെറി കൃഷി ചെയ്യുന്നതിനും പ്രോത്സാഹനം നൽകി വരികയാണ്
പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഇങ്ങനെയുള്ള ഉദ്യമങ്ങൾ നാടിന്റെ മറ്റു ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്
ഒരുകാലത്ത് മലകളുടെ അടയാളമായിരുന്ന സ്ട്രോബെറി ഇന്ന് കച്ചിലെ മണൽപ്പരപ്പിലും വളരാൻ തുടങ്ങിയിരിക്കുന്നു
ഇതോടൊപ്പം കർഷകരുടെ വരുമാനവും വർദ്ധിച്ചുവരുന്നുണ്ട്
സുഹൃത്തുക്കളേ സ്ട്രോബെറി കൃഷി പോലെയുള്ള പരീക്ഷണങ്ങൾ പുതിയ രീതികൾ കണ്ടെത്താനുള്ള വ്യഗ്രത പ്രകടമാക്കുന്നുണ്ട്
ഒപ്പം തന്നെ നമ്മുടെ നാടിന്റെ കൃഷിയിടം എങ്ങനെ പുതിയ സാങ്കേതികവിദ്യ സ്വായത്തമാക്കിയിരിക്കുന്നു എന്നും കാട്ടിത്തരുന്നു
സുഹൃത്തുക്കളേ കൃഷിയെ ആധുനികവത്കരിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്
ഒപ്പം തന്നെ അനേകം നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്
സർക്കാരിന്റെ ശ്രമങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് ഞാൻ ഒരു വീഡിയോ കണ്ടു
ആ വീഡിയോ പശ്ചിമബംഗാളിലെ വെസ്റ്റ് മിഡ്നാപൂരിൽപ്പെടുന്ന നയാ പിംഗല എന്ന ഗ്രാമത്തിലെ ഒരു ചിത്രകാരനായ സർമുദീന്റേത് ആയിരുന്നു
രാമായണത്തെ അടിസ്ഥാനമാക്കി രചിച്ച അദ്ദേഹത്തിന്റെ പെയ്ന്റിംഗ് രണ്ടുലക്ഷം രൂപയ്ക്കാണ് വിറ്റത് എന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു
ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രാമവാസികൾക്കും വളരെ സന്തോഷമുണ്ടായി
ഈ വീഡിയോ കണ്ടതിനുശേഷം ഈ വീഡിയോയെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് ഔത്സുക്യം ഉണ്ടായി
ഇതിന് അനുബന്ധമായി പശ്ചിമബംഗാളുമായി ബന്ധപ്പെട്ട ഒരു നല്ല ഉദ്യമത്തെ കുറിച്ച് ചില അറിവുകൾ കിട്ടി
അത് ഞാൻ തീർച്ചയായും നിങ്ങളുമായി പങ്കുവെയ്ക്കാൻ ആഗ്രഹിക്കുന്നു
ടൂറിസം മന്ത്രാലയത്തിന്റെ റീജിയണൽ ഓഫീസ് മാസത്തിന്റെ ആദ്യത്തിൽ തന്നെ ബംഗാളിലെ ഗ്രാമങ്ങളിൽ ഒരു കിരൃലറശയഹല കിറശമ ണലലസലിറ ഏമലേംമ്യ ക്ക് തുടക്കം കുറിച്ചു
ഇതിൽ പശ്ചിമ മിദനാപൂർ ബാങ്കുരാ ബീർഭൂ പുരുലിയ പൂർവ്വബഡമാൻ എന്നിവിടങ്ങളിലെ കരകൌശലശില്പ കലാകാര•ാർ വിനോദസഞ്ചാരികൾക്കു വേണ്ടി കരകൌശല ശില്പശാല സംഘടിപ്പിച്ചു
കിരൃലറശയഹല കിറശമ ണലലസലിറ ഏമലേംമ്യ ഒമിറശരൃമള േൽ ഉണ്ടായ ആകെ വില്പന കരകൌശലശില്പ കലാകാര•ാർക്ക് അത്യധികം പ്രോത്സാഹനം നൽകുന്നതായിരുന്നു
രാജ്യം മുഴുവനും ജനങ്ങൾ പുതിയ സമ്പ്രദായങ്ങൾ ശൈലികൾ ആവിഷ്ക്കരിച്ച് നമ്മുടെ കല ജനപ്രിയമാക്കിക്കൊണ്ടിരിക്കുന്നു
ഒഡീഷയിലെ റൂർക്കലയിലെ ഭാഗ്യശ്രീ സാഹുവിനെ നോക്കൂ അവർ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി മാത്രമാണ്
എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അവർ കാൻവാസിൽ ചിത്രരചന നടത്തുന്നത് പഠിക്കാൻ തുടങ്ങുകയും അതിൽ നൈപുണ്യം നേടുകയും ചെയ്തു
എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ അവർ എവിടെയാണ് പെയ്ന്റ് ചെയ്തത് എന്ന് അറിയാമോ സോഫ്റ്റ് സ്റ്റോൺസിൽ കോളേജിൽ പോകുന്ന വഴിക്ക് ഭാഗ്യശ്രീക്ക് സോഫ്റ്റ് സ്റ്റോൺസ് ലഭിച്ചു
അവർ അതിനെ ശേഖരിച്ച് വെടിപ്പാക്കിയെടുത്തു
അതിനുശേഷം ദിവസവും രണ്ടുമണിക്കൂർ ഈ കല്ലുകളിൽ കാൻവാസ് ചിത്രങ്ങളുടെ സ്റ്റൈലിൽ പെയ്ന്റിംഗ് ചെയ്തു
അവ തന്റെ സുഹൃത്തുക്കൾക്ക് സമ്മാനമായി നൽകിത്തുടങ്ങി
ലോക്ഡൌണിനിടയ്ക്ക് അവർ കുപ്പികളുടെ പുറത്തും പെയ്ന്റ് ചെയ്യാൻ തുടങ്ങി
ഇപ്പോൾ അവർ ഈ കലയിൽ വർക്ക്ഷോപ്പും സംഘടിപ്പിക്കുന്നു
കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് സുഭാഷ് ബാബുവിന്റെ ജയന്തിയോടനുബന്ധിച്ച് ഭാഗ്യശ്രീ കല്ലിൽ തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു
ഞാൻ ഞാൻ അവരുടെ ഭാവിപ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു
കലയും നിറങ്ങളും ഉപയോഗപ്പെടുത്തി വളരെയധികം പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ചെയ്യാനും കഴിയും
ഝാർഖണ്ഡിലെ ദുംകയിൽ ഇതുപോലെയുള്ള അനുപമമായ ഉദ്യമത്തെ കുറിച്ച് ഞാനറിഞ്ഞു
ഇവിടെ മിഡിൽ സ്കൂളിലെ ഒരു പ്രിൻസിപ്പൽ കുട്ടികളെ വായിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഗ്രാമത്തിലെ മതിലുകളിൽ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി അക്ഷരങ്ങൾ കൊണ്ട് പെയിന്റ് ചെയ്യിപ്പിച്ചു
ഒപ്പം തന്നെ അവിടെ പല പല ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു
ഇത് ഗ്രാമത്തിലെ കുട്ടികൾക്ക് വളരെ സഹായകരമാകുന്നതാണ്
ഇതുപോലുള്ള ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ഭാരതത്തിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ മഹാസാഗരങ്ങൾക്കും മഹാദ്വീപുകൾക്കും അപ്പുറം ഒരു നാടുണ്ട്
അതിന്റെ പേരാണ് ചിലി
ഭാരതത്തിൽ നിന്നും ചിലിയിൽ എത്താൻ വളരെയധികം സമയം വേണ്ടിവരും
എന്നാൽ ഭാരതീയ സംസ്കാരത്തിന്റെ നറുമണം അവിടെ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ വ്യാപിച്ചിട്ടുണ്ട്
വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം അവിടെ യോഗ വളരെ പ്രചുരപ്രചാരം നേടിയിട്ടുണ്ട് എന്നതാണ്
ചിലിയുടെ തലസ്ഥാനമായ സാന്റിയാഗോയിൽ 30 ൽപ്പരം യോഗാ വിദ്യാലയങ്ങൾ ഉണ്ട് എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും
ചിലിയിൽ അന്താരാഷ്ട്ര യോഗാദിനം അത്യധികം ഉത്സാഹത്തോടെ ആഘോഷിക്കപ്പെടുന്നു
ഹൌസ് ഓഫ് ഡെപ്യൂട്ടീസിൽ യോഗ ദിവസവുമായി ബന്ധപ്പെട്ട് വളരെ ഊഷ്മളമായ അന്തരീക്ഷമാണ് ഉളവാകുന്നത്
ഈ കൊറോണക്കാലത്ത് രോഗപ്രതിരോധശേഷിയിൽ ഊന്നൽ നൽകുന്നതിനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും യോഗയുടെ ശക്തി മനസ്സിലാക്കി അവിടത്തെ ജനങ്ങൾ യോഗയ്ക്ക് മുമ്പത്തേക്കാളധികം സ്ഥാനവും പ്രാധാന്യവും കൽപ്പിച്ചു വരുന്നു
ചിലിയിലെ കോൺഗ്രസ് അതായത് അവിടത്തെ പാർലമെന്റ് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്
അവിടെ നവംബർ നാലിന് നാഷണൽ യോഗ ഡേ ആയി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്
ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ നവംബർ നാലിന് എന്താണിത്ര പ്രത്യേകതയെന്ന്
1962 നവംബർ നാലിനാണ് ചിലിയിലെ ആദ്യത്തെ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോജെ റാഫാൽ എസ്ട്രാഡയാൽ സ്ഥാപിക്കപ്പെട്ടത്
ഈ ദിവസത്തെ നാഷണൽ യോഗ ഡേ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് എസ്ട്രാഡാജിക്കും ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ്
ഇത് ചിലിയിലെ പാർലമെന്റ് നൽകുന്ന വിശേഷ ആദരവാണ്
ഇതിൽ എല്ലാ ഭാരതീയനും അഭിമാനിക്കാവുന്നതാണ്
അതുപോലെ ചിലിയിലെ പാർലമെന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്
അത് നിങ്ങൾക്ക് രസകരമായി തോന്നാം
ചിലി സെനറ്റിന്റെ വൈസ് പ്രസിഡണ്ടിന്റെ പേര് രബീന്ദ്രനാഥ് ക്വിന്റോസ് എന്നാണ്
അദ്ദേഹത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത് വിശ്വകവി ഗുരുദേവ് ടാഗോറിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ങ്യ ഴീ് യിൽ മഹാരാഷ്ട്രയിലെ ജാൽനാ ഡോ
സ്വപ്നിൽ മന്ത്രിയും കേരളത്തിലെ പാലക്കാട്ടെ പ്രഹ്ലാദ രാജഗോപാലും മൻ കീ ബാത്തിൽ ഞാൻ റോഡ് സുരക്ഷയെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു
ആ മാസത്തിൽ തന്നെ ജനുവരി 18 മുതൽ ഫെബ്രുവരി 17 വരെ നമ്മുടെ രാജ്യം റോഡ് മാസം അതായത് റോഡ് സുരക്ഷാ മാസം ആചരിച്ചു വരുന്നു
റോഡപകടങ്ങൾ നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ മുഴുവനും വ്യാകുലപ്പെടുത്തുന്ന വിഷയമാണ്
ഇന്ന് ഭാരതത്തിൽ റോഡ് സുരക്ഷയ്ക്കുവേണ്ടി സർക്കാരിനൊപ്പം തന്നെ വ്യക്തിപരമായ നിലയിലും സാമൂഹികവുമായ നിലയിലും പല തരത്തിലുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്
ജീവൻ രക്ഷിക്കാനായുള്ള ഈ പരിശ്രമങ്ങളിൽ നാമെല്ലാവരും സജീവമായി പങ്കാളികളാകേണ്ടതുണ്ട്
സുഹൃത്തുക്കളേ റോഡുകളിൽ വർദ്ധിക്കുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നിർമ്മിക്കുന്ന റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും
അതിൽക്കൂടി കടന്നുപോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇന്നവേറ്റീവായ മുദ്രാവാക്യങ്ങൾ കാണാൻ കഴിയും
ദിസ് ഈസ് ഹൈവേ നോട്ട് റൺവേ എന്നോ അല്ലെങ്കിൽ ബി മിസ്റ്റർ ലേറ്റ് ദാൻ ലേറ്റ് മിസ്റ്റർ എന്നൊക്കെയാവും മുദ്രാവാക്യങ്ങൾ
ഇത് റോഡിൽ ശ്രദ്ധാലുവായിരിക്കുന്നതു മുതൽ ജനങ്ങളെ ജാഗ്രത പുലർത്താൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് വളരെ ഫലപ്രദമാണ്
ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള ഇന്നവേറ്റീവായ മുദ്രാവാക്യങ്ങൾ അഥവാ രമരേവ ുവൃമലെ െതുടങ്ങിയവ ങ്യ ഏീ് യിലേക്ക് അയക്കാവുന്നതാണ്
നിങ്ങളുടെ നല്ല മുദ്രാവാക്യങ്ങൾ ഈ പരിപാടിയിൽ ഉപയോഗിക്കപ്പെടും ഉൾപ്പെടുത്തപ്പെടും
സുഹൃത്തുക്കളേ റോഡ് സുരക്ഷയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ നമോ ആപ്പിൽ ലഭിച്ച കൊൽക്കത്തയിലെ അപർണ്ണാ ദാസ്ജിയുടെ ഒരു പോസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു
അപർണ്ണാജി എന്നോട് എഅടഠമഴ ജൃീഴൃമാാല നെപ്പറ്റി സംസാരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്
അവർ പറയുന്നത് എഅടഠമഴ വഴി യാത്രയുടെ അനുഭവം തന്നെ മാറിയിരിക്കുകയാണ്
ഇതുകൊണ്ട് തീർച്ചയായും സമയലാഭം ഉണ്ടാക്കുന്നുമുണ്ട്
ടോൾ പ്ലാസയിൽ നിൽക്കുന്നതിനോ കാഷ് പെയ്മെന്റിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ടതു പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതാകുന്നു
അപർണ്ണാജി പറയുന്നത് ശരിയുമാണ്
മുൻപ് നമ്മുടെ നാട്ടിൽ ടോൾ പ്ലാസകളിൽ വണ്ടിക്ക് ശരാശരി ഏഴു മുതൽ എട്ട് മിനിറ്റ് വരെ നിൽക്കേണ്ടി വരുമായിരുന്നു
എന്നാൽ എഅടഠമഴ വന്നതിനുശേഷം ഈ സമയം ശരാശരി ഒന്നരരണ്ടു മിനിറ്റ് മാത്രമായിരിക്കുന്നു
ടോൾ പ്ലാസയിൽ നഷ്ടപ്പെടുന്ന സമയം കുറഞ്ഞതു കാരണം വണ്ടിയുടെ ഇന്ധനത്തിനും മിച്ചമുണ്ടാകുന്നു
ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഏകദേശം ഇരുപത്തൊന്നായിരം കോടി രൂപ മിച്ചം പിടിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു
അതായത് പണലാഭത്തിനൊപ്പം സമയലാഭവും
ഞാൻ നിങ്ങളിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്നത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവനവനെ കുറിച്ചും ശ്രദ്ധയുണ്ടാകണം
ഒപ്പം മറ്റുള്ളവരുടെ ജീവനും രക്ഷയുണ്ടാവട്ടെ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ജലബിന്ദു നിപാതേൻ ക്രമശ പൂര്യതേ ഘട എന്തെന്നാൽ ഓരോ തുള്ളി കൊണ്ടാണ് കുടം നിറയുന്നത്
നമ്മുടെ ഓരോരോ പരിശ്രമത്തിൽ കൂടിയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നത്
അതുകൊണ്ട് ഏതെല്ലാം ലക്ഷ്യങ്ങളോട് കൂടിയാണോ നാം 2021 ന് തുടക്കം കുറിച്ചിരിക്കുന്നത് അവയെ നാമെല്ലാവരും ചേർന്ന് പൂർത്തീകരിക്കും
എങ്കിൽ വരൂ നമ്മളെല്ലാം ചേർന്ന് ഈ വർഷം സാർത്ഥകമാക്കുവാനായി അവരവരുടെ ചുവടുകൾ മുന്നോട്ട് വെയ്ക്കാം
നിങ്ങൾ നിങ്ങളുടെ സന്ദേശം നിങ്ങളുടെ ആശയം തീർച്ചയായും അയച്ചുകൊണ്ടേയിരിക്കുക
അടുത്തമാസം നമ്മൾ വീണ്ടും കാണും
ഇതി വിദാ പുനർമിലനായ വീണ്ടും കാണാനായി യാത്ര പറയുന്നു